ചിത്രത്തിൽ കാണുന്നത് ഒരു നീല നിറത്തിലുള്ള ചെറിയൊരു കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ--

ഒരു ജീപ്പും വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം യൂണിയൻ സെറ്റപ്പോടുകു --

ഇതാ ഒരു വലിയ കെട്ടിടമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തത്തിലുള്ള സെറ്റപ്പിലാണ് ബിൽഡിംഗ് ഉള്ളത്.

ലുക്കുകൾ കാണുമ്പോൾ മനസിലാവുന്നത് പെട്രോൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊൾ ടങ്ക്--

കാണ് എന്നാണ് കാണാൻ കഴിയുന്നത് പലരും വാഹനങ്ങളിൽ ക്യൂ നിൽ--

ഓട്ടോ കാർ അതുപോലെ തന്നെ ഷോക്കേസിൽ പലതരം വ്യത്യസ്തങ്ങളായ മധുരപലഹാരങ്ങൾ വെച്ചതായി നമുക്ക് കാണാൻ കഴിയും.

ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഒരു പഴത്തിൻ പഴം വിൽക്കുന്ന സ്റ്റാലിന്റെ ചിത്രമാണ് ഈ ചിത്രത്തിൽ--

തൂക്കിട്ടതായിക്കാണാം നേന്ത്രപ്പഴക്കുഴ അതുപോലതന്നേ ഓറഞ്ച് ച്ചി--

മുറിയിൽ മൊത്തവും ആക്രി സാധനങ്ങൾ ചാക്കിൽ കെട്ടി--

നിന്റെ മുൻവശത്ത് രണ്ട് ചെറിയ അരിഷാ ട്രക്ക് മോഡൽ --